നമസ്കാരം ബിലാലെ എന്താ എന്നെ വിളിക്കാനും ഇങ്ങട്ട് കാര്യായിട്ട് .

യുവതിയുടെ കഥയാണ് ശെരിക്ക് ചലച്ചിത്രം പറയണത് ശെരിക്ക് അപ്പൊ അത് കണ്ടതിനു ശേഷം എനിക്ക് എഹ് ഈ രക്ഷാകർത്തിതം എന്ന വക്കും അലക്കി ഈ രക്ഷാകർത്തിതം എന്ന കാര്യത്തിനെ പാട്ടി ഒക്കെ ഒരു ആ അകാദമായൊരു ചിന്തയിലേക്ക് ഒക്കെ ഞാൻ പോയി അതപ്പോ താനുമായി ഒന്ന്‌ ചർച്ച ചെയ്യാം എന്ന് കരുതിയാണ് ഞാൻ വന്നത്

ഓഹ് രക്ഷാകർത്തതിനെ കുറിച്ച ഞാനും കൊറേ കാര്യം ചിന്തിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞ ഇപ്പൊ ബിലാലു പറഞ്ഞപോലെ നമ്മടെ സമൂഹത്തിൽ തന്നെ നോക്കാനെങ്കിൽ രക്ഷകര്ത്തിത്വം ഒരു ആവാസകാതമായ ഒരു കടമ ആയി ആണ് കാണുന്നത് അതിൽ ഏർപ്പെടാത്ത ആൾകാർ ആണെങ്കിൽ പുതച്ചാവും ഒരുമാതിരി അങ്ങനത്തെ ആൾക്കാരെ മനുഷ്യരായിട്ടു പോലും ശെരിക്ക് കാണാറില്ല കാരണം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷാകർത്താവ് ആവുന്നേ ആണെന്നാണ്

ആഹ് അതുപോലെ ഒരു കാര്യം തന്നെ ഈ കുട്ടിയെ എല്ലാരും ഒരു രക്ഷിതാവാവാൻ പ്രേരി അല്ലെങ്കിൽ അഹ് താ അല്ലെങ്കി ഒരു മാതൃത്വം സ്വീകരിക്കാൻ വേണ്ടി എല്ലാരും പ്രേരിപ്പിക്കുന്നു അങ്ങനെ ഉള്ള കാര്യങ്ങൾ തന്നെ നജ്‌നി രക്ഷകാർത്തിതം എന്ന വാക്കിനേ ഞാൻ പറ്റി കുറച്ചു കുറേ ആലോചിച്ചു അപ്പൊ അതിൽനിന്ന് മനസിലായത് ആഹ് ഒരു എഹ് അഹ് കുട്ടി അഹ് കുട്ടിയെ എഹ് സാമൂഹ്യമായ കാര്യങ്ങൾ അതുപോലെ വിദ്യാഭ്യാസം അഹ് അവൻ്റെ ഭക്ഷണ രീതി അവന്റെ വളർച്ച എഹ് വളർച്ചയെ സംബന്ധിച്ച് ഉള്ള എല്ലാ വിത കാര്യങ്കലേം

വളരെ എഹ് ഉത്തമമായ രീതിയിൽ നയിക്കുന്ന ഒരു കാ .. പ്രക്രിയ ആണ് രക്ഷാകർത്തിതം എന്ന പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രക്രിയ എല്ലാരിലും അടിച്ചേൽപ്പിക്കുന്നത് എന്ന പറഞ്ഞാൽ രക്ഷാകർത്തിത്തം എന്നാൽ എല്ലാര്ക്കും പറ്റുന്ന ഒരു കാര്യം അല്ല എന്നാണ്

വളർത്തി കൊണ്ടുവരുകാപറയണത് എത്രെ വലിയ കാര്യണ് എന്ന് ബിലാലിന് തന്നെ അറിയായിരിക്കലോ അങ്ങനത്തെ ഒരു കാര്യം

അങ്ങനെ ശെരിക്ക് ചെയ്യാൻ പറ്റാത്ത ആള്ക്കാരടെ മേൽ ഉള്ള അടിച്ചമർത്തിക്കുന്നത് തീരെ ശെരിയായിട്ടുള്ള കാര്യല്ല അതും അതും വെറും അതൊരു ഒരു കടമയാന്ന് ഓർക്ക അടിച്ചേല്പിക്കുന്നത്

ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മടെ രാജ്യത്തെ തന്നെ എഹ് രക്ഷാകർത്തിതം വളരെ ശ് ഏഹ് ദയനീയആഹ് മമായ അവസ്ഥയിൽ തന്നെ ആണ് ശെരിക്ക് കുട്ടികളെ വളർത്താതെ വളരെ ആഹ് അ അലസനായ പിള്ളേരാണ് ഈ കാലത് നടക്കുന്നത് അതിനെക്കുറിച്ചു ബിലാലിന് എന്താ ചിന്ത അതെ അതെ ഈ രക്ഷാകർത്തതിന് പലരീതി ഉണ്ടല്ലോ എന്നുവച്ചു കഴിഞ്ഞ രക്ഷാകർത്തതിന് പല ഒട്ടും കുട്ടികളെ കുട്ടികളെ ശ്രെദ്ധിക്കാത്ത കുട്ടികളെ വളരെ അവഗണിക്കുന്ന രക്ഷിതാക്കളുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഒരു ആഹ് കഠിനമേറിയ അല്ലെങ്കി അതിൻ്റെ ഒരു എഹ് കൂടിയ വ രീതി എന്ന പറയണത് എഹ് എന്താണ് അമിതമായിട്ട് ഉള്ള എഹ് ആഹ് രക്ഷാകർത്തിതം ആണല്ലോ അപ്പൊ അങ്ങനെ പലരീതിയിൽ ഉള്ള രക്ഷാകർത്തിതം നമ്മടെ സമൂഹത്തിൽ ഉണ്ട്

ഒരു മോശം രക്ഷാ രക്ഷിതാവ് ആവുന്നേലും ബേധം രക്ഷിതാവ് ആവാതെതിരിക്ക ഉള്ളത് ആൻ എൻ്റെ അഭിപ്രായം അതെ ബിലാല് പറഞ്ഞ ആഹാ കാര്യം ശെരിയാണ് ഒട്ടും അവഗണിച്ചു ഇങ്ങനെ വ പിള്ളേരെ വളർത്തുന്നെ തന്നെ പിള്ളേരുടെ ഉള്ളിൽ തന്നെ അവാർഡ് എ സമൂഹത്തിനോട് തന്നെ വെറുപ്പാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് കാരണം വീട്ടിൽ കിട്ടാത്ത സ്നേഹം അവർക്ക് എങ്ങനെ ആണ് വെളിലേക്ക് തന്നെ പ്രേകടിപ്പിക്കാൻ പറ്റണത് ഇതേപോലെ അമിതമായ രക്ഷകാർത്തിതം എന്ന് പറഞ്ഞാൽ അതിൽ പിള്ളേർക്ക് ലോകത്തിലേക്ക് ഇറങ്ങാൻതന്നെ പേടിയാവുന്ന ഒരു അവസ്ഥ തന്നെ ആക്കും രക്ഷാകർത്തിതം ഏഹ് എന്ന പറയണത് ഒരു ഊ ഇങ്ങു വളരെ അവസായിട്ട് ഉള്ള ഒരു ഗ്യാനം തന്നെ പോലെ ആവണം കാണണം ആൾക്കാരെ എല്ലാരേം അടിപ്പിക്കേണ്ടത് ഇപ്പൊ ബിലാലിന്റെ ഒരു ഇതില് നല്ല രക്ഷാകർത്താവ് എന്ന പറഞ്ഞാൽ വച്ചിണ്ടാക്കുന്നത് എന്താണ് കാര്യം അഹ് ഒരു നല്ല രക്ഷാകർത്താവ് എന്ന പാറയണത്തിൽ എന്താ പറയാ കുട്ടിക്ക് വേണ്ടത് എല്ലാം കൊടുക്കണം അതുപോലെ തന്നെ കുട്ടി ആഹ്ഹ അഹ് എന്താ പറയാ കുട്ടിക്ക് കുട്ടി അമിതമായി അവനു ഒന്നും കൊടുക്കരുത് അല്ലെങ്കിൽ ചെംന്ത പറയാ അവനു ഒരു ദുർവാഹി ഉള്ള കുട്ടി ആയി വളർത്തരുത് അഹ് അങ്ങനെ ഒരു എഹ് ഒരു സമ സമതുലിനിതാവസ്ഥ അഹ് ഉന്നത അല്ല ഉത്തമമായൊരു സമതുലിനതാവസ്ഥ കണ്ടെത്തുക എന്നാണ് അഹ് രക്ഷാകർത്തത്തിൽ അവർ ചെയ്യണ്ട ഒരു കാര്യം അമിതമായ രക്ഷ കാർത്തിതം എന്ന പറയാനാ ഒരു സാമ്പത്തവം ഉണ്ടല്ലോ അതിനെ പാറ്റി എന്താണ് പറയാൻ ഉള്ളത് അഹ് അതില് അഹ് പറഞ്ഞ കാര്യം ശെരി ആണ് അമിത രക്ഷാകർത്തിതം പറയുമ്പോ ഇപ്പൊ ചില അച്ഛൻ അമ്മമാരൊക്കെ ഉണ്ട് പിള്ളേരെ ഇങ്ങോട്ടും വിടാൻ സമ്മയ്ക്കതുമില്ല പോവാണെങ്കിൽ എവിടെയാ പോണേ എങ്ങോട്ടു പോവുന്നെ അറബ് കൂടെ പോവുന്നേ എന്താ ചെയ്യുന്നേ ഇങ്ങനത്തെ അമി ആവശ്യത്തിൽ കു ഏറെ ചോദ്യങ്ങൾ ചോദിച്ചു അവര്ക് അവരുടേതായ ജീവിതം നയിക്കാൻ സമ്മതിക്കാതെ അവരെ ഒരുവിധം ഏഹ് ഒരുവിധം അഹ് .. മനുഷ്യരെ പോലെ കാണാതെ വളർത്തുന്ന രക്ഷകർത്താക്കൾ ഉണ്ട് ഇങ്ങനെ അമിതമായാൽ സ്നേഹ കൊടുത്താണ് ആണെന്ന് ചിലർ പറയെങ്കിലും അത് ശെരിക്കും ഈ ചെറിയ ചെറിയ കുട്ടികളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ ആണ് അതിനു ഇപ്പൊ ബിലാലിന് അതിനെക്കുറിച്ച് എന്താ ആലോചനകള് ഞാൻ മനസിലാക്കുന്നത് രക്ഷാകർത്തിതം എന്ന പറഞ്ഞത് ഞാൻ പറഞ്ഞപോലെ ആദ്യം പറഞ്ഞ പോലെ അതികം എല്ലാര്ക്കും അറിയുന്നൊരു ഒരു കാര്യം അല്ല ചെയ്യാൻ കഴിയാത്തവര് ആഹ്ഹ് .. ഒരു രക്ഷിതാവാവാൻ പോകരുത് നിക്കരുത് അത് കൃത്യമായ അളവില് വേണം ചെയ്യാൻ അത് അവനെ ഒരു ഒട്ടും അവഗണിക്കയോ ഒട്ടും പരിഗണിക്കാതെ ഇരിക്കയോ ചെയ്യരുത് ഞാന് ഞാൻ മനസിലാക്കുന്നത് നമക് ഈ ചർച്ച പിന്നെ എപ്പോഴെക്കും നീട്ടി കൊണ്ട് പോവാം ഇല്ലേ